ആ ഷംനാദിന്റെ ഞാനേയ് പിന്നെ ആ ആ.

ആ കൊ കൊറച്ച് സംശയങ്ങളിണ്ട് ഈ കൃഷിനെ പ പറ്റി നെൽ കൃഷിയെങ്ങനെ ഉണ്ടാക്കാ ഈ പൂള കൃഷിയെങ്ങനെ ഉണ്ടാക്കാ അതിന്റെ ഈയോരോ ഓരോ മരങ്ങളും നടന്നതിന് കൊറച്ച് ഒരു.

ഓ സംശയങ്ങളൊക്കെ എനിക്ക് വളരേ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് സംശയങ്ങളൊക്കെ ചോദിച്ചോണ്ട്. ആ ആ ഞാൻ ആ ഞാനേ ഞാൻ ചോദിക്കുന്നത് എങ്ങനേണ് ഈ ഈ റബ്ബറൊക്കെ ഇല്ലെ ഈ റബ്ബറ് മരങ്ങള് ആ അതെ.

ആ ആ അതൊക്കെ എങ്ങനേണ് ഈ അത് അയിന്റെ അതെങ്ങനെ നടക്കുന്നു അറിഞ്ഞ അറിഞ്ഞ് കൊള്ളാൻ അയിന്റെ പരിപാലനെങ്ങനാവണം.

അന്നത് നട്ടിട്ട് നമ്മള് അതിന് നല്ലോം ശുശ്രൂഷിക്കാണ്ട് അതിനോരോ ഏ സാധാ മരങ്ങള് നടുന്നത് പോലെയല്ല ഒരു സാധാ ഓരോ കുഴികളൊക്കെ കുഴിച്ച് അതിന് ആ അതിന് കറക്ട്ടൊരു സ്പേസ് വേണം.

കാരണം അതിന്റെ വേരുകള് നല്ലോം മുളച്ച് പോകുന്നതാണ്.

സാധാ മരങ്ങളെ പോലെയല്ല നല്ലോം അടീക്കെറങ്ങി ആ പാലിണ്ടാക്കുന്ന വേരുകള് നല്ലോം അടീക്കെറങ്ങ്ണതാണ്.

അത് കുഴിച്ചിട്ടിട്ട് തന്നെ നല്ലോണം നമ്മള് നോക്കണം അയിനെ അയിനെ ഒരൂ നാലഞ്ച് കൊല്ലം കൊണ്ട് അത് കൊറച്ച് വലുപ്പം വെക്കാൻ.

ആ കൊറച്ച് വലുപ്പം വെക്കൊള്ളു നല്ലോം.

ഇപ്പിന്നിട്ടാണെങ്കിലൊരേഴെട്ട് കൊല്ലം ചുരുങ്ങ്യേതിട്ക്കും നല്ലോം വലുതായി പാല് വരാനായി.

ഞാനീ ഇൻക്കിങ്ങനെ കൊറേ ഏ സംശയങ്ങളിണ്ട് ഇപ്പീ നെൽകൃഷി ഇണ്ടാക്കുമ്പൊ അത് അത് എങ്ങനേണ് ഈ നെല്ല് നെല്ലിന്റെ തയ്യ് കൊണ്ടോയി പാടത്ത് കുഴിച്ചിടണം എങ്ങനേണ്.

അങ്ങനേണ് അത് അതിനൊരു വിത്തുണ്ട് ആ വിത്താളൊക്കെ നമ്മള് വെതറും.

അതാണ് അത് വേതറീട്ടാണ് അതിമ്മന്നാണീ മൊളച്ച് വെരുന്നത്.

അതിന് നമ്മടേ സാധാ ഇപ്പൊ.

പറമ്പിലൊക്കെ ഏ കൃഷി ചെയ്താല്ണ്ടാവേയിരിക്കുലേ. ഏയ് ഇല്ലില്ലാ അതിന് അതിനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്.

അത് മുളക്കുന്ന ഏരിയ സ്ഥലങ്ങളുണ്ട്.

അപ്പത് നോക്കീട്ടാണ് ആളുകള് ഈ കൃഷികളൊക്കെ നടത്താ ആ സ്ഥലത്ത്.

നെല്ലിട്ട് ഏ കതിരിട്ടാ മൊളക്കോ കതിര് വിരിയോ ആ വിത്തിട്ടാ മൊളക്കോന്നൊക്കെ നോക്കീട്ട്.

അങ്ങനെയാണ് ജനങ്ങള് കൃഷി എ സെലക്ട് ഏ തിരഞ്ഞെടുക്കുന്നത്.

ആ ആ അപ്പൊ ഇതൊക്കെ ഒരു ജൈവീകമായിട്ടല്ലെ കൊണ്ടോണേ ഈ കീടനാശിനികളുപയോഗിക്കാതെ അങ്ങനെ ആവോയിരിക്കുംലെ ഈ ഇത് കൊണ്ട് പോകുന്നത് ഇതിന് വളർത്തുന്നുണ്ടാവാ.

ആ അതന്നെയാണ് കാരണം അതിന്റെ മണ്ണത്രക്ക് ഏ അത്രക്ക് ഫലഭൂഷ്ടമായത് കൊണ്ടന്നെ ഈ കീടനാശികളുടെ ആവശ്യമൊന്നുമുണ്ടാവില്ല.

ആ കീടനാശികളുടെ അവശ്യൊന്നുല്ല ആ ഇല്ല ആ അപ്പൊ അതല്ല ഏ സാറേ പിന്നെ വീട്ട ഈ കുഴിയ്ണ മെഷീനൊക്കെ എന്തിനാണ് ഇത് നം പണ്ട് കാലങ്ങളിലൊക്കെ ഞാന് വായിച്ചത്.

ഈ കൃഷി നെൽ കൃഷി നടുമ്പോൾ നമ്മടേ എന്ത് ഈ ഈ സാധാരണ മനുഷ്യർ തന്നെ ഇത് നെൽ നെല്ലിനെടുക്കലാ അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടിരുന്നു ഇതിനെ പറ്റിയൊന്നും സാറൊന്ന് ബോധണ്ടാക്കി തരോ. ആ അത് കാ കാലം വികസിക്കല്ലേ അപ്പൊ വികസിക്കുന്നതനുസരിച്ചിട്ട് ഓരോന്നും വികസിക്കണ്ടേ ഇപ്പൊ മനുഷ്യന്മാരെന്നെ എത്ര തരത്തില് വികസിക്കിണ്ട്.

പണ്ട് കാലത്തേ മനുഷ്യരല്ലല്ലൊ ഇപ്പോ പണ്ട് മനുഷ്യര് വെറും. ആ അല്ല സാറേ അപ്പൊ ഈ അടക്കകളൊക്കെ എങ്ങനെ ആ അടക്കാ തേങ്ങാ ഇതൊക്കെ നമ്മുടേ കേരളത്തിന്റെ ഏറ്റോം കൂടുതല് സുലഭമായി കിട്ടുന്ന ഏ കൃഷി ഒക്കെ നടുന്ന കൃഷി .

ആ തേ തേങ്ങ നമുക്ക് നോ നോ അറിയുന്നതൊക്കേണ് തേങ്ങ ഒരു തേങ്ങയിൽ നിന്നാണ് മറ്റൊരു തേങ്ങ മുളച്ച് വെരുന്നത്.

ആ തേങ്ങ കൊറേ കാലം നമ്മളെ ഒരു സ്ഥലത്ത് ഒരു നനവുള്ള സ്ഥലത്ത് വെക്കുകയാണ് അതിന്റെ തൈകളതിമ്മന്നിങ്ങനെ മൊളച്ച് വെരും.

എന്നിട്ടത് വലുതായിട്ടാണ് വര്ഷങ്ങള് സമയെടുതിട്ടാണ് അത് ഒരു തെങ്ങായി മാറുന്നത് അത് പോലെ തന്നെയാണ് അടക്കയും.

പിന്നെ നമുക്ക് അടക്കയെ സാധരണ സാധാ ഒരു മണ്ണ് പോലെ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്നാണ് കവുങ്ങ് മൊളക്കുന്നത്.

ആ അതല്ല സാറേ ഇതിപ്പൊ ഇതെങ്ങനെ ഇതിന്റെ കായ്കളെങ്ങനെ നെലത്തോട്ട് വീഴുമ്പൊ നമ്മളെടുക്കലാവോയിരിക്കുംലെ ഈ കൃഷി കവുങ്ങിന്റെ മെതിയുമ്പൊ അല്ലാതെ ഇതിന്റെ മണ്ടയിൽ കേറിയാരോ ഇടണ്ട ആവശ്യൊന്നുണ്ടാവൂലേരിക്കും.

ഏ അതിടണം അത് നമ്മള് തേങ്ങ തേങ്ങാ എളനീരാവശ്യമുള്ളവർക്ക് നല്ലോം പഴുത്ത് പാകമാവുമ്പോൾ ചെലപ്പൊ ചിലപ്പൊ ചാടും അല്ലെങ്കിൽ നമ്മൾ കേറി എടുക്കേണ്ടി വെരും അത്രക്ക്.

അതിലേറെ നല്ലത് കൊറച്ച് ഇപ്പോ പഴുത്ത് പാകമാവുമ്പോൾ നമ്മളതിനെ കേറി എടുക്കണം അതാണ് നല്ലത്.

അത് തന്നെയല്ലേ ഇപ്പൊ കേരളത്തിലതിക ഏ.

ആ നന്ദി സാറേ നന്ദി ഇത് ഇൻക്കയിനെ കുറിച്ച് അത്ര ബോധല്ലായിരുന്നു നന്ദി എന്നാ ഞാനേ ഓക്കേ.